Javaയിലെ ലോജിക്കൽ ഓപ്പറേറ്റർസ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ലോജിക്കൽ ഓപ്പറേറ്റർസ് ഉപയോഗിച്ച് ഒന്നിലധികം എക്സ്പ്രഷൻസ് പരിശോധിക്കുന്നത്
കൂടാതെ പരാൻതീസിസ് ഉപയോഗിച്ച് മുൻഗണന ക്രമത്തെ മറികടക്കുന്നത്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1110 ജെഡികെ 16 എക്ലിപ്സ് 37 ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി Javaയിലെ റിലേഷണൽ ഓപ്പറേറ്റർസ് അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഒന്നിലധികം കണ്ടീഷൻസ് പരിശോധിക്കുന്നതിന് ലോജിക്കൽ ഓപ്പറേറ്റർസ് ഉപയോഗിക്കുന്നു
Javaയിൽ ലഭ്യമായ ലോജിക്കൽ ഓപ്പറേറ്റർസ് ഇവയാണ്
ആൻഡ് ഓർ നോട്ട്
ഓരോന്നും വിശദമായി പരിശോധിക്കാം
Eclipseലേക്ക് പോകുക
ഇവിടെ നമുക്ക് എക്ലിപ്സ് IDEയും ബാക്കിയുള്ള കോഡിന് ആവശ്യമായ ഘടനയും ഉണ്ട്
ലോജിക്കലോപ്പറേറ്റർസ് എന്ന ക്ലാസ് സൃഷ്ടിച്ച് അതിൽ മെയിൻ മെത്തോട് ചേർത്തിട്ടുണ്ട്
ചില വേരിയബിളുകൾ സൃഷ്ടിക്കുന്നു
ബോളിയൻ b conditionsന്റെ ഫലം bൽ സ്റ്റോർ ചെയ്യുന്നു
ഇന്റ് എജിഇ ഐഎസ് ഇക്വൽ ടോ 11 ഇന്റ് വെയ്റ്റ് ഐഎസ് ഇക്വൽ ടോ 42 നമുക്ക് ഒരു വ്യക്തിയുടെ പ്രായവും ഭാരവും അറിയാം
നമ്മൾ ആ വ്യക്തിയുടെ പ്രായം 18ന് താഴെയാണോയെന്നും ഭാരം കുറഞ്ഞത് 40kgയെങ്കിലും ഉണ്ടോ എന്നും പരിശോധിക്കുന്നു
ഇത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം
b ഐഎസ് ഇക്വൽ ടോ എജിഇ ലെസ് താൻ 18 ആംപർസാൻഡ് ആംപർസാൻഡ് വെയ്റ്റ് ഗ്രീറ്റർ താൻ ഇക്വൽ ടോ 40 ഈ സ്റ്റേറ്റ്മെന്റിൽ രണ്ട് expressionsഉം അതിന് ഇടയിൽ ഇരട്ട ആംപർസാൻഡ് ചിഹ്നവും ഉണ്ട്
ഇത് പ്രായം 18ൽ താഴെയാണോ എന്നും ഭാരം 40ന് സമമോ അതിൽ കൂടുതലോ ആണോ എന്നും പരിശോധിക്കുന്നു
ഇതിനെ ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നു
ഇപ്പോൾ bയുടെ മൂല്യം പ്രിന്റ് ചെയ്യാം
സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ സേവ് ചെയ്ത് റൺ ചെയ്യുക
രണ്ട് കൺഡിഷനുകളും സതിസ്ഫൈ ചെയ്യുന്നതിനാൽ ഔട്ട്പുട്ട് ട്രൂ ആണെന്ന് കാണാം
ഒരു കൺഡിഷൻ സതിസ്ഫൈ ചെയ്യാത്ത രീതിയിൽ weightൽ മാറ്റം വരുത്തി കോഡ് വീണ്ടും റൺ ചെയ്യുക
42നെ 32 ആക്കുക
സേവ് ചെയ്ത് റൺ ചെയ്യുക
ഇപ്പോൾ ഔട്ട്പുട്ട് ഫാൽസെ ആണ്
എന്തെന്നാൽ പ്രായം 18ൽ താഴെ എന്ന കൺഡിഷൻ ശരിയാകുന്നു
പക്ഷേ ഭാരം 40ന് സമമോ അതിനെക്കാൾ കൂടുതലോ ആകണം എന്ന കൺഡിഷൻ സതിസ്ഫൈ ചെയ്യുന്നില്ല
ഫലം ട്രൂ ആകാൻ രണ്ട് കൺഡിഷനുകളും ട്രൂ ആക്കേണ്ട സാഹചര്യങ്ങളിൽ ആണ് ആൻഡ് ഉപയോഗിക്കുന്നത്
അതിനാലാണ് ഔട്ട്പുട്ട് ഫാൽസെ ആയത്
ഇങ്ങനെ ഇരട്ട ആംപർസാൻഡ് ചിഹ്നം ഉപയോഗിച്ച് ആൻഡ് ഓപ്പറേഷൻ നടത്താം
ഇനി ഏതെങ്കിലും ഒരു കൺഡിഷൻ മാത്രം സതിസ്ഫൈ ചെയ്താൽ മതി എന്ന സാഹചര്യത്തിൽ എങ്ങനെയെന്ന് നോക്കാം
അതായത് ആദ്യത്തെ കൺഡിഷനോ അല്ലെങ്കിൽ രണ്ടാമത്തെ കൺഡിഷനോ ട്രൂ ആയാൽ മതി
ഇതിന് ഓർ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു
നേരത്തേയുള്ള കൺഡിഷൻ നീക്കം ചെയ്യാം
ടൈപ്പ് ചെയ്യുക എജിഇ ലെസ് താൻ ഇക്വൽ ടോ 15 പൈപ്പ് പൈപ്പ് വെയ്റ്റ് ലെസ് താൻ ഇക്വൽ ടോ 30 ഇവിടെ രണ്ട് കൺഡിഷനുകളും അവയ്ക്ക് ഇടയിൽ ഇരട്ട പൈപ്പ് ചിഹ്നവും ഉണ്ട്
ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ള രണ്ട് കൺഡിഷനുകളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും സതിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു
ഔട്ട്പുട്ട് കാണുന്നതിനായി കോഡ് റൺ ചെയ്യാം
സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് ട്രൂ ആണെന്ന് കാണുന്നു
എന്തെന്നാൽ ഓർ ഓപ്പറേഷന് andനെ പോലെ രണ്ട് കൺഡിഷനുകളും ശരിയാകണമെന്ന് നിർബന്ധമില്ല
ഇതിന് ഏതെങ്കിലും ഒരു കൺഡിഷൻ ശരിയായാൽ മതി
അതിനാൽ ഭാരത്തിന്റെ കൺഡിഷൻ സതിസ്ഫൈ ചെയ്തില്ലെങ്കിലും പ്രായത്തിന്റെ കൺഡിഷൻ സതിസ്ഫൈ ചെയ്യുന്നതിനാൽ ഔട്ട്പുട്ട് ട്രൂ എന്ന് കിട്ടുന്നു
രണ്ട് കൺഡിഷനുകളും ഫാൽസെ ആകത്തക്ക വിധത്തിൽ എജിഇ മാറ്റം വരുത്താം
11നെ 17 ആക്കുക
സേവ് ചെയ്ത് റൺ ചെയ്യുക
ഇപ്പോൾ ഔട്ട്പുട്ട് ഫാൽസെ ആണ് എന്തെന്നാൽ രണ്ട് കൺഡിഷനുകളും തെറ്റാണ്
ഈ രീതിയിൽ ഇരട്ട പൈപ്പ് ചിഹ്നം ഉപയോഗിച്ച് ഓർ ഓപ്പറേഷൻ നടത്തുന്നു
ഇപ്പോൾ നമുക്ക് വ്യക്തിയുടെ പ്രായം 15ൽ കൂടുതൽ ആണോയെന്നും ഭാരം 30kgയിൽ കൂടുതൽ ആണോയെന്നും പരിശോധിക്കാം
അതായത് ഇപ്പോഴത്തേതിന് നേരെ വിപരീതമായ കൺഡിഷൻ
ഇതിനായി നോട്ട് ഓപ്പറേഷൻ ഉപയോഗിക്കുന്നു
ആദ്യം കൺഡിഷൻ പരാൻതീസിസിന് ഉള്ളിലാക്കുക
കൺഡിഷന് മുൻപിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ചേർക്കുക
എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കുമ്പോൾ പരാൻതീസിസിന് ഉള്ളിലുള്ളതിന്റെ നേരെ വിപരീതമായ കൺഡിഷൻ പരിശോധിക്കുന്നു
നേരത്തേലത്തെ ഔട്ട്പുട്ട് ഫാൽസെ ആയതിനാൽ ഇപ്പോൾ അത് ട്രൂ ആയിരിക്കണം
നമുക്ക് നോക്കാം
സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് നേരത്തെയുള്ളതിന് വിപരീതം ആണെന്ന് കാണാം
ഈ രീതിയിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിച്ച് നോട്ട് ഓപ്പറേഷൻ നടത്തുന്നു
ഇനി പ്രായം 15 ൽ കുറവായ അല്ലെങ്കിൽ പ്രായം 18ൽ കുറവായതും ഭാരം 40 kgയിൽ കുറവായതുമായ ആൾക്കാരെ കണ്ടെത്തണം എന്ന് കരുതുക
ഈ കൺഡിഷൻ എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം
നേരത്തേയുള്ള കൺഡിഷൻ നീക്കം ചെയ്ത് ടൈപ്പ് ചെയ്യുക
എജിഇ ലെസ് താൻ 15 ഓർ എജിഇ ലെസ് താൻ 18 ആൻഡ് വെയ്റ്റ് ലെസ് താൻ 40 ഈ കൺഡിഷൻ ആശയ കുഴപ്പം ഉണ്ടാക്കുന്നതായി കാണാം
അതായത് ഓർ ഓപ്പറേഷൻ ആണോ ആൻഡ് ഓപ്പറേഷൻ ആണോ മുൻപേ നടക്കുന്നത് എന്ന് മനസിലാകുന്നില്ല
ഇത് ഓപ്പറേറ്ററിന്റെ മുൻഗണന ക്രമത്തിന് അനുസരിച്ചാണ്
ഇത്തരം സാഹചര്യങ്ങളിൽ കൺഡിഷൻ വ്യക്തമാകുന്നതിനും മുൻഗണന ക്രമം മറി കടക്കുന്നതിനുമായി പരാൻതീസിസ് ഉപയോഗിക്കുന്നു
അതിനാൽ പരാൻതീസിസ് ചേർക്കുന്നു
കോഡ് സേവ് ചെയ്ത് റൺ ചെയ്യുക
ഇവിടെ പ്രായം 15നെക്കാൾ കുറവ് എന്ന ആദ്യത്തെ കൺഡിഷൻ ശരിയല്ലെങ്കിലും പ്രായം 18ൽ കുറവും ഭാരം 40ൽ കുറവും എന്ന രണ്ടാമത്തെ കൺഡിഷൻ ശരിയാണ്
അതിനാൽ ഔട്ട്പുട്ട് ട്രൂ ആണ്
എക്സ്പ്രഷൻ വ്യക്തമാക്കുന്നതിനും സംശയം ഒഴിവാക്കുന്നതിനും പരാൻതീസിസ് ഉപയോഗിക്കുക
ഇങ്ങനെയാണ് നമ്മൾ ഒന്നിലധികം കൺഡിഷനുകൾ പരിശോധിക്കുന്നതിന് ലോജിക്കൽ ഓപ്പറേറ്റർസ് ഉപയോഗിക്കുന്നത്
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് ലോജിക്കൽ ഓപ്പറേറ്റർസ് ലോജിക്കൽ ഓപ്പറേറ്റർസ് ഉപയോഗിച്ച് ഒന്നിലധികം കൺഡിഷനുകൾ പരിശോധിക്കുന്നത്
പരാൻതീസിസ് ഉപയോഗിച്ച് മുൻഗണന ക്രമം മാറ്റുന്നത്
ഒരു അസ്സൈൻമെന്റ് ഇവിടെ കാണിച്ചിരിക്കുന്ന രണ്ട് expressionsഉം ഒരേ അർത്ഥം ഉള്ളവയാണോ എന്ന് കണ്ടെത്തുക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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ